നമസ്കാരം, നമസ്കാരം. ഞാന് മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്.

അതേയതെ, ഞാന് മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നതെങ്കിലും എന്‍റെ

മകന്‍ താങ്കളുടെ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോ രക്ഷാകര്‍ത്ത്വത്തവുമായി ബന്ധപെട്ടിട്ടു അല്പം വിഷയം സംസാരിക്കാ

നമ്മള് കഴിഞ്ഞ മാസം ഒരു മീറ്റിംഗ് കൂടിയിരുന്നല്ലോ അവിടെ.

രക്ഷാകര്‍തത്വത്തെ കുറിച്ച് പുതിയ തീരുമാനങ്ങള്‍ എന്തൊക്കെയാണെന്ന് അറിയാന്‍ വേണ്ടിട്ട് സഹോദരി പറഞ്ഞിരുന്നു. സഹോദരി മീറ്റിങ്ങില്‍ പങ്കെടുത്തിരുന്നു.

മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ എന്തൊക്കെയാണ് തീരുമാനം എടുത്തു എന്നറിയാന്‍ വേണ്ടീട്ടു

കാര്യായിട്ട് വിദ്യാര്‍ത്ഥികളുടെ ഫോണ്‍ ഉപയോഗത്തെ കുറിച്ചിട്ടും,

പഠന പാഠേൃതര വിഷയങ്ങള്‍ എന്തൊക്കെയെന്നും,

ഈ ഒരു വിഷയങ്ങളില്‍, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളില്‍ രക്ഷിതാക്കളുടെ ഡ്യൂട്ടി

അതേയതെ, , അപ്പൊ നിങ്ങളിപ്പോ എങ്ങനെയാണ് ഈ കുട്ടികളെ

എന്‍റെ സഹോദരി പഠിക്കുന്ന സഹോദരിയുടെ മകന്‍ പഠി

നിങ്ങടെ സ്കൂളില് തന്നെ എന്‍റെ മകനെയും ചേര്‍ക്കാനുള്ള ഒരു ഒരു ആലോചന പുറമേ വന്നിട്ടാ ഈ വിളിക്കുന്നത്. അപ്പൊ

നിങ്ങടെ മീറ്റിങ്ങില്‍ അന്ന് പറഞ്ഞ കാര്യങ്ങള്‍ ഒക്കെ ഒരുപാട് നിര്‍ദ്ദേശങ്ങളും, ഒരു പാട് കാര്യങ്ങളൊക്കെ ശരിയുണ്ട് എന്ന് തോണി. രക്ഷാകര്‍ത്ത്വത്തിനു അത്ര പ്രാധാന്യം

അപ്പൊ ഒരാക്ക് രക്ഷാകര്‍ത്ത്വത്തിനു അത്രയും പ്രാധാന്യം നല്‍കുന്ന രീതി ആയതുകൊണ്ട് വിളിച്ചതാണ്.അപ്പൊ രക്ഷാകര്‍ത്ത്വത്തെ കുറിച്ച് സംസാരിക്കാനാണ് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും, കാര്യങ്ങളുമൊക്കെ സംസാരിക്കാനാണ് ഇപ്പൊ വിളിച്ചത്.

ഇപ്പൊ താങ്കള്‍ക്ക് എന്ത് സംശയമാണുള്ളത്.

ഈ ഫോണു ഫോണുപയോ രക്ഷിതാക്കള്‍ക്ക് ഈ

സമയം അത് സമയ അധിഷ്ഠത വച്ചിട്ടാണോ, അതോ വിദ്യാര്‍ത്ഥികളുടെ മുമ്പില്‍ ഒരിക്കലും നമ്മള്‍ ഫോണ്‍ എടുക്കാന്‍ പാടില്ല എന്നുള്ള രീതിയാണോ പാലിക്കേണ്ടത്? നമ്മള്‍ വിദ്യാര്‍ത്ഥികള്‍ക്ക് നമ്മളും അവരുടെ കൂടെ കൂടെ കൂടിയിട്ടാവാന്‍ അവര് യൂസ് ചെയ്യുന്ന, അവരുപയോഗിക്കുന്ന

ഉണ്ട്. ഉപയോഗിക്കണ്ട രീതി നമ്മള് അവര്‍ക്ക് മാതൃകയാവേണ്ടതുണ്ട്. ഇല്ല, നമ്മള് പരാവധി നമ്മള് ഉപയോഗം കുറയ്ക്കുക.

നമ്മള് ചെലപ്പോ അവര് നമ്മടെ കണ്ണുവെട്ടിച്ചു

കേക്ക കാണണം എന്ന് പറഞ്ഞിട്ട് അവര് ക്ലാസ്സ്‌ കേക്കാന്‍ വേണ്ടി വങ്ങും ഫോണ്.

പക്ഷേ, പിന്നെ നമ്മള് വേറെ എന്തെങ്കിലും പണിക്ക് പോയി പിന്നെ വരുമ്പം അവര് എന്തായിരിക്കും. വേറെ ഏതേലും ടാബിലോ, അല്ലെങ്കില്‍ വേറെ ഒരു മറ്റേ അതേ മറ്റു

അപ്പൊ ഞമ്മള് അങ്ങനത്തെയൊക്കെ ശ്രദ്ധിക്കണം. പരമാവധി ഫോണിന്‍റെ വിഷയത്തിലുള്ള ഒരു ശ്രദ്ധ എന്താ നിര്‍ദ്ദേശങ്ങളൊക്കെ ഒരു ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ പഠന പാഠേൃതര വിഷയങ്ങളില്‍ രക്ഷിതാക്കള്‍ എങ്ങനെയാണിപ്പോ

വിദ്യാലയങ്ങളില്‍ കൊടുക്കുന്ന ഒരുപാട് പഠനവുമായി ബന്ധപ്പെട്ടി ട്ടുള്ള, പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്ന് എടുക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടി ട്ടുള്ള കാര്യങ്ങളൊക്കെ പൊതുവേ രക്ഷിതാക്കളുടെ ശ്രദ്ധി ക്കേണ്ടത് തന്നെ. എന്നിരുന്നാലും, ഇതിനൊക്കെ പുറമേ നമ്മളെങ്ങനെയാണ്

കഴിവുള്ള വിദ്യാര്‍ത്ഥിയെ നമ്മള്‍ എങ്ങനെ ഉയര്‍ത്തിക്കൊണ്ടു വരണം. നമ്മക്ക് നമ്മള്‍ അതിനായിട്ട്‌ വേറെ ക്ലാസ്സുകള്‍ വയ്ക്കുന്നുണ്ട്‌. അത്

അതിനും വേണ്ടിട്ടു ഞമ്മള് സ്ഥാപനം തന്നെ ഒരു അതിനു സഹായകമായിട്ടു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്.

അങ്ങനെ അങ്ങനെ പല ഞമ്മ കുട്ടികള്‍ക്ക് ആവശ്യമായ എല്ലാ രീതികളും നമ്മള്‍ സ്വീകരിക്കുന്നുണ്ട്.

പാ പാഠേൃതര വിഷയങ്ങളിലും നിങ്ങടെ

ഇന്നിപ്പോ വേറെ ഒരു വിഷയമാണ്‌ സംസാരിച്ചേന്ന് ഒരു സഹാടരി പറഞ്ഞു. ശക വിദ്യാര്‍ത്ഥികളെ ശകാരിക്കുന്നതിനെ കുരിചിട്ടായിരുന്നു. അപ്പോ തീരെ ചെറി ചെറി ചെറിയ വിദ്യാര്‍ത്ഥികളാവുമ്പോ

വിദ്യാര്‍ത്ഥികളെ ശകാരിക്കുകയും, അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോ അത്രയും അവരുടെ മനസിനുള്ളില് ഒരു വേദനയുണ്ടാക്കാന്‍

രക്ഷിതാക്കളില്‍ നിന്നാണോ ഇതിനു കൂടുതല്‍ ശ്രദ്ധ വേണ്ടത് അതോ അധ്യാപകരില്‍ നിന്നിട്ടാണോ രക്ഷിതാക്കളാണോ കൂടുതല്, വിദ്യാര്‍ത്ഥികളെ ശകാരിക്കേണ്ടതും, അടിക്കേണ്ടതും. അതോ അധ്യാപകരാണോ, അതോ നമ്മള് രണ്ടുപേരും ഒരു വിചാരണയിലിത്തേക്ക്

നമ്മള് സഹകരിക്കേണ്ടത്. ഏതു രീതിയാണ് നിങ്ങള് അധ്യാപകര് സ്വീകരിക്കുന്നത്. ഞങ്ങള് പരമാവധി അങ്ങനത്തെ പ്രശ്നങ്ങള് ഒഴിവാക്കാന്‍ നോക്കുന്നുണ്ട്.

ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് രക്ഷിതാക്കളോട് നിങ്ങള് അധ്യാപകര്‍ക്ക് പറയാനുള്ളത്.

ഇങ്ങനെ പേടിക്കാതെ എങ്ങനെയെങ്കിലും നിങ്ങള് രക്ഷിതാക്കള്

ഞാനേതായാലും എന്റെ മകനെ നിങ്ങളുടെ വിദ്യാലയത്തില്‍ ചേര്‍ക്കാം.